ഇതില് കൊറച്ച് കാറിന്റെ ഫോ കൊ കൊറച്ച് കാറും പിന്നെ കൊറച്ച് ആൾക്കാരേം കാണാനാവുന്നുണ്ട്.

ഇതിൽ ആഹ് ഒരു വൈറ്റ് കളറിലുള്ള കാർ രണ്ട് വൈറ്റ് കളറിലുള്ള കാർ രസണ്ട്.

ഈ വൈറ്റ് കളർ കാറിൻ്റെ ഉള്ളിൽ ഡ്രൈവർ ഇല്ല.

ങ ഫ്ലക്സ് ബാനർ പിടിച്ചിട്ടാണ് നിക്കുന്നത് ഇ ഈ പന്ത്രണ്ടിൽ മൂന്ന് പെ പെൺകുട്ടികളും ബാക്കിയുള്ളത് ആൺകുട്ടികളുമാണ്.

പിന്നെ അയിൻ്റെ റെയിൽവേ സ്റ്റേഷനില് രണ്ട് ങ്ങ്‌ ഇരിക്കുന്ന ബെഞ്ച് കാണാൻ പറ്റുന്നോണ്ട്.

എല്ലാം ഉണ്ട് ങ്ങ പിന്നെ മോളില് ബേക്കറി ഐറ്റംസിന്റെ ഫോട്ടോസ് ഉണ്ട്.

ഇതൊരു സൈക്കിൾ ഷോപ്പിന്റെ ഇമേജ് ആണ് ഏ ഇസ് ഇതിൽ ഇതിന്റെ ഉള്ളില് കുറെ സൈക്കിൾസ് കാണാൻ പറ്റുന്നുണ്ട്.

ഏ. . റെഡ് കളറ് ബ്ലാക്ക് കളറ് ബ്ലൂ കളറ് അങ്ങനെ കുറെ കളറില് കൊറെ കൊറെ ടൈപ്പ് സൈക്കിൾസ് കാണുന്നുണ്ട്.

ഇത് ഒരു സ്ഥാപനത്തിൻ്റെ ഫോട്ടോ ആണ് സ്ഥാപനത്തിൻ്റെ പേര് പ്രതീക്ഷാന്നാണ്.

പച്ച കളറിലും ആണ് പിന്നെ ഇതിൻ്റെ ഈ സ്ഥാപനത്തിന്റെ മതില് ഈ ഫോട്ടോയില് കാണാൻ പറ്റുന്നൊണ്ട്.

കുറെ വണ്ടികളുണ്ട് ഈ വണ്ടികളിൽ ഒര് ആറ് ഏഴ് കാറും ഒരു സ്കൂട്ടിയുമുണ്ട് പിന്നെ കൊറച്ചു ആൾക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്.

ഇത് കണ്ടാല് ഒരു കർട്ടെൻസ് വിക്കുന്ന ഷോപ്പ് പോലെയുണ്ട് അല്ലെങ്കില് ഒരു ഷോപ്പില് കർട്ടെൻസ് ഇഹ് കാണുന്ന --

സൈഡ് പോലെ ഒണ്ട് കൊറേ ടൈപ്പ് കർട്ടൻസ് ഉണ്ട് കൊറേ ടൈപ്പും ഒണ്ട് കൊറേതരം കളറും ഒണ്ട്.

ഏഹ് റെഡ് പിങ്ക് യെല്ലോ ബ്ലൂ അങ്ങനെ കുറെ കുറെ കളർ കർട്ടൻസ് ഇണ്ട്.

ഇതില് കുറേ കിടക്കകളും പിന്നേ കുറച്ച് ചെയർസും കാണാൻ പറ്റുന്നുണ്ട്.

ഇത് ഒരു സ്റ്റേജ് ഫംഗ്ഷൻ ഫോട്ടോ ആണ് അതില് ഒരു --

കമ്പി വേലി പോലത്തൊരു സംഭവമുണ്ട് കോട്ടേൻ്റെ പുറത്ത് അയിൻ്റെ സൈഡി ലായിട്ട് റോഡ് സൈഡിലൊരു റെഡ് കളർ സുസുക്കി കാറ് --

ഇതൊരു റോഡ് സൈഡിലാണ് ഇള്ളത് ആ ഷോപ്പിൻ്റെ മുമ്പില് ഒരു വൈറ്റ് കളറ് കാറും ഒരു മൂന്ന് സ്കൂട്ടിയും ആറ് സ്കൂട്ടിയും ഉണ്ട്.

രണ്ട് സ്കൂട്ടിയിൽ ആൾക്കാര് റോഡിലൂടെ ആഹ് പോകുന്നുണ്ട് അതായത് സ്കൂട്ടി ഓടിച്ച് പോകുന്ന കാണുന്നുണ്ട്.

ഡാൻസ് പ്രോഗ്രാമിന്റെ ഫോട്ടോ അല്ല ഡാൻസിന്റെ ഡ്രസ് ഇട്ടിട്ട് കുറെ കുട്ടികൾ ആ സ്റ്റേജിന്റെ മോളീന്ന് എണീറ്റ് പോകുന്നതിന്റെ ഫോട്ടോ ആന്ന്.

രണ്ട് കളറ് രണ്ട് ടൈപ്പ് കളർ അതായത് രണ്ട് കളർ ട ടൈപ്പുള്ളെ ഡ്രെസ്സിട്ടിട്ടാണ് കുട്ടികൾ ഇള്ളത്.

പിന്നെ അയിൻ്റെ മുമ്പിൽ രണ്ട് പിള്ളേര് ഇരിക്കുന്നുണ്ട് പിന്നെ അയിൻ്റെ മുമ്പിൽ ഒരു സ്റ്റൂളും ഒരു ബക്കറ്റും ഉണ്ട് ബക്കറ്റിന്റെ കളറ് റെഡാണ് .

ഇതൊരു കോളേജ് ബിൽഡിങ്ങിന്റെ ഫോട്ടോ പോലെയുണ്ട് ഒരു ശ്രീ നാരായണ കോളേജ് ഓഫ് --

ആ ഇതൊരു ഷോപ്പിലെ കുറച്ച് ഐറ്റംസ് വിൽക്കാൻ വെച്ചിട്ടുള്ളതാണ് പക്ഷേ ആ ഐറ്റംസ് എന്താണെന്ന് എനിക്ക് കൃത്യായിട്ട് പറയാൻ പറ്റുന്നില്ല.

ഇതൊരു ഇത് കണ്ടാല് ഒരു പോഴെൻ്റെയോ അല്ലെങ്കില് തടാകത്തിൻ്റെയോ സൈഡി ലുള്ള ഒരു റിസോർട്ടിൻ്റെയോ ഫോട്ടോ പോലെയുണ്ട്.

ഒരു കോട്ട് യെല്ലോ കളറിലും ഒരു കോട്ട് ഡാർക്ക് ബ്ലൂ കളറിലും ഒരു കോട്ട് ഒരു --

ആ മനുഷ്യൻ സ്പെക്സ് വച്ചിട്ടുണ്ട് പിന്നെ മാസ്കും ഇട്ടിറ്റുണ്ട് ആ മനുഷ്യൻ്റെ ബാക്കില് ഒരു ബോട്ട് രണ്ട് ബോട്ട് കാണുന്നുണ്ട് ഒരു ബോട്ടിൻ്റെ കളറ് --

ആ സൂര്യൻ്റെ പ്രകാശം ആ ഈ കടലിലെ വെള്ളത്തില് റിഫ്ലെക്ട് ചെയ്യുന്നുണ്ട്.

മൊത്തത്തിൽ ആ ഒരു ആംബിയെൻസ് നല്ല സുഖമുണ്ട് ഇ ഫ് ഈ ഫോട്ടോയിൽ കാണാൻ ഇതൊരു എനക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണിത്.